ഞാൻ ഇപ്പൊ വാസ്തുശാസ്ത്രം പഠിക്കുവാണ് ഓഹ് ആഹ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് ഈ വാസ്തു വാസ്തുശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് കൊറേ സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അതെങ്ങിനെ ശെരിയാണോ അതെ ശെരിയാണ് കൊറേ യാത്രകൾ ചെയ്ത് പഠനത്തിൻ്റെ ഭാഗായിട്ടാണ് കൂടുതലും ചെയ്യാറ് ആണല്ലേ ആഹ് അപ്പൊ എഹ് എത്ര സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര സ്ഥലംന്ന് ചോയ്ച്ചാൽ ആഹ് അത്യാവശ്യം പോയിട്ടുണ്ട് ഇണ്ടല്ലേ അതായത് ഏഹ് കേരളത്തിന് പൊറത്തല്ലേ ആഹ് കേരളത്തിന് പൊറത്ത് കൊറേ പോയിട്ടുണ്ട് ആണല്ലേ അപ്പൊ ആഹ് സ്ഥലങ്ങൾ കാണാൻ പോവുമ്പോ അവിടെ പ്രത്യേകമായി കെട്ടിടങ്ങൾ അതിനെ കുറിച്ചുള്ള പഠനം ഒക്കെ ആയിരിക്കും അല്ലെ അതെയതെ കൂടുതലായിട്ടും കെട്ടിട കെട്ടിടത്തിൻ്റെ പഠനം അവിടത്തെ ആൾക്കാരെ കുറിച്ച് അങ്ങിനത്തെ അങ്ങിനത്തെ ഓരോന്ന് പഠിക്കും ആഹ് അപ്പൊ കൊറേ ആൾക്കറുമായിട്ട് ബന്ധപ്പെടാനും ആഹ് കൊറേ ഭക്ഷണങ്ങളും ആഹ് കൊറേ ആഹ് സ്ഥലങ്ങളെ പ്രത്യേകതകളും രീതികളൊക്കെ മനസിലാകാൻ ഒക്കെ പറ്റീട്ടുണ്ടായിരിക്കും അല്ലെ

ഭക്ഷണം ഒക്കെ കൂടുതലും നമ്മളെ ഡൽഹി ആ ഭാഗത്ത് പോയപ്പോ കൂടുതലും കണ്ട് മനസ്സിലാക്കാനും ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ നല്ലവണ്ണം തന്നെ അറിയാനും പറ്റി

ആണല്ലേ ആഹ് അപ്പൊ ഇപ്പൊ ഇത്ര കൊറേ സ്ഥലങ്ങള് കാണാൻ പറ്റിയിട്ട്ണ്ട് കൊറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ അതിലേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? മണാലി എനിക്ക് വളരേ അധികം ഇഷ്ടപെട്ട ഒരു സ്ഥലമാണ്

ആഹ് ആഹ്, അപ്പൊ നിങ്ങള് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോ ആഹ് ഈ പൊതു ഗതാഗതം ആണോ ഉപയോഗിക്കാർ അതോ സ്വകാര്യ വാഹനങ്ങൾ ആണോ ഉപയോഗിക്കാർ ആഹ് പൊതു ആഹ് പൊതുഗതാഗതം തന്നെയാണ് കൂടുതൽ ഉപയോഗികാർ

അതായത് ഏഹ് കൂട്ടുകാർ ഒന്നിച്ച് പോകുന്ന കാരണം സ്വകാര്യ വാഹനങ്ങൾ അധികം ആഹ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവിശ്യം വരില്ലലോ അല്ലെ ആഹ് അതെയതെ കൂട്ടുകാർ അധികം ഉണ്ടാവാറുണ്ട് അപ്പൊ ആഹ് ഒറ്റക് യാത്രകൾ ചെയ്യാറുണ്ടോ? ആഹ് ചെയ്യാറൊക്കെ ഉണ്ട് കേരളത്തിൻ്റെ പൊറത്ത് മിക്കതും പോയത് കൂട്ടുകാരെ ഒപ്പം തന്നെയാണ് ആണല്ലേ ആഹ് അപ്പൊ ഈ ഒറ്റക് യാത്ര ചെയ്യുന്നതാണോ അതോ കൂട്ടുകാരും ഒത്ത് യാത്ര ചെയ്യുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്

ആഹ് ആഹ് രാജസ്ഥാൻ വലിയൊരു ആഗ്രഹം ഉണ്ട് ആണല്ലേ അതെന്താ അങ്ങിനെ ഒരു ആഗ്രഹം വരാൻ കാരണം അവിടത്തെ പൊതുവെ ഒരു അന്തരീക്ഷവും പുതിയ ആൾക്കാരെ കുറിച്ചുള്ള പഠനം ഒക്കത്തിനും വേണ്ടീട്ടാണ്

അതെ അതെ അതെ കൂടുത ചിത്രങ്ങൾ പകർത്തനം

ഈ അഹ് യാത്രകളിലിപ്പം അതായത് വേറെ എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ഒരു ആഹ് എന്താ പറയാ ആഹ് ഇപ്പൊ ചിത്രങ്ങൾ ഇപ്പൊ പകർത്താന്ന് പറഞ്ഞു പിന്നെ ചിത്രങ്ങൾ വരക്കുക ആള്കാരുമായിട്ട് ഏഹ് സംസാരിക്കാൻ കഴിയേ എന്താണ് കൂടുത്താൽ ഇഷ്ട്ടം ആഹ് കൂടുതൽ ചിത്രങ്ങൾ പകർത്തുന്നതും വരക്കുന്നതൊക്കെ കൂടുതൽ ഇഷ്ടമാണ് അതേപോലെ തന്നെ ആള്കാരുമായിട്ട് ബന്ധപ്പെടുന്നതും വളരെ ഇഷ്ടാണ്

എല്ലാം ആഹ് എല്ലാം വേണം എഹ് എന്നാലേ ഞങ്ങൾടെ ഈ പഠനം ഒന്ന് പൂർത്തിയാകൊള്ളു ആണല്ലേ, ആഹ് അപ്പൊ എന്തെങ്കിലും പ്രത്യേക തരം ഇഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതായത് ആഹ് ഇപ്പൊ തീരദേശ പ്രദേശങ്ങളോട് കൂടുതൽ ഇഷ്ട്ടം ഇല്ലെങ്കിൽ മല മേഖലകളോട് കൂടുതൽ ഈഷ്ടം അഹ് അങ്ങിനെ എന്തെങ്കിലും പ്രത്യേക തരം ഇഷ്ടങ്ങൾ ഉണ്ടോ ആഹ് മല മേഘങ്ങളോട് മേഖലകളോട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് പിന്നെ അതേപോലെ ആഹ് ഏത് ആഹ് കാലാവസ്ഥ ആണ് കൂടുതൽ ഇഷ്ടം അതായത് യാത്ര ചെയ്യുമ്പോൾ ഇന്ന കാലാവസ്ഥ ഇണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമ്മക് തോനോലോ

ആഹ് ആഹ് അപ്പൊ ഈ യാത്രകൾ പോകുമ്പോ എന്തെങ്കിലും തെയ്യാറെടുപ്പുകൾ എന്തെങ്കിലും എടുക്കോ പ്രത്യേകമായി അതായത് ഇത്ര ദിവസം ആഹ് ഉള്ള യാത്ര ആണെങ്കി ഇത്ര തയ്യാറെടുപ്പ് ഇത്ര സാധങ്ങൾ അങ്ങിനെ എന്തെങ്കിലും ഉണ്ടോ ആഹ് തീർച്ചയായിട്ടും തെയ്യാറെടുപ്പുകൾ എന്തായാലും അത്യാവിഷമാണ് അല്ലെങ്കിൽ ഒരു യാത്രയും നല്ല രീതിയിൽ പോകില്ല

ഭക്ഷണം ഇതെല്ലം ആഹ് ഭക്ഷണ സാധങ്ങൾ വെള്ളം അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അത്യാവിശം കയ്യിൽ കരുതണം

പിന്നെ അതെവിടുന്നൊക്കെ കിട്ടും എന്നുള്ളത് നോക്കണം അതിനെ കുറിച്ചുള്ള പ്രോപ്പർ പാക്കിങ്ങും അഹ് അല്ലാന്നു വെച്ചാൽ തീരുമാനങ്ങളും എല്ലാം നോക്കണമല്ലോ

ആഹ് അപ്പൊ എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം ആഹ് നന്ദി